ആഹ് സുഖം സുഖം. പിന്നേ പഠിത്തോക്കെ എന്തായി?

ഉം പഠിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോ ആശുപത്രിയിൽ കേറി. ആണോ? ആഹാ.

ഓ അത് കൊള്ളാം. അവടെ എന്തൊക്കെയാ ജോലി നിങ്ങൾ ചെയ്യേണ്ടത്?

അവടെ ഉം ബ്ലഡ് കളക്റ്റ് ചെയ്യണം. പിന്നെ ആഹ് ബ്ലഡിൽ നിന്ന് എല്ലാം വേർതിരിക്കണം. ഉം.

പിന്നെ ദാതാവിന്റേം സ്വീകർത്താവിന്റേം ബ്ലഡ് തമ്മിൽ അഹ് ചേർച്ചയൊണ്ടോ എന്നൊക്കെ നോക്കി

ആഹ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ പഠിച്ചല്ലേ ഇപ്പ ആൻസി. ആഹ് പഠിച്ച് വരുന്നു. ഇപ്പോ പുതിയ യന്ത്രോക്കെ കൊണ്ട് വെച്ചോണ്ട് കെ പഴേതിൽ നിന്ന് നല്ല വ്യത്യാസോണ്ട്.

ഓ. ഓ അപ്പ ഇപ്പ കൊറച്ച് പഠിച്ചെടുക്കാൻ കൊറച്ച് പ്രയാസോണ്ടല്ലേ? ആഹ്. അഹ് മുമ്പ് ചെയ്ത രീതിയല്ല ഇപ്പൊ ഒള്ളത്. ആഹ് ആഹ്. ഓ. വേറെ ഏതൊക്കെ തൊഴിലാ ഏഹ് ആൻസിക്കിഷ്ടായിരുന്നത് ഇതല്ലാതെ? വേറെ ഉം എനിക്ക് ഏഹ് അങ്ങനെ ചോദിച്ചാ പണ്ടൊക്കെ ആൻസി പറയുവായിരുന്നല്ലോ എനിക്ക് എയർഹോസ്ട്രെസ്സ് ആവണോന്നൊക്കെ. താ ആഹ് അങ്ങനെ വിദേശത്തൊക്കെ പോകണോന്നെല്ലാം ആഗ്രഹോണ്ട്. ഇനി ഇതൊരു വഴിയായി കണ്ട് ഇതിൽ നിന്ന് പോകാന്ന് വിചാരിച്ചു.

ഹാ നല്ല കാര്യം. അങ്ങനെ തന്നെ ചെയ്യണം. ഇതീന്ന് ഇനിയും ഇനിയും പഠിച്ച് പഠിച്ച് പഠിച്ച് വളരേ ഉയർന്നൊരു സ്ഥാനത്തെത്തണം.

അങ്ങനത്തെ എന്ന് വച്ചാ ആം എനിക്ക് ഡാൻസ് പഠിക്കാൻ നല്ല ആഗ്രഹോണ്ടായിരുന്നു. പിന്നെ പിന്നെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ

അവതരിപ്പിക്കാൻ നല്ല ആഗ്രഹോണ്ടായിരുന്നു. ഉം ചെറുതായിട്ടെന്തെങ്കിലുവൊക്കെ അഭിനയിക്കണോന്നൊക്കെ ആഗ്രഹോണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇനി നടക്കൂല്ല. ഉം എന്റെ വഴി ഇതായിരുന്നു.

ഞാനിതിലോട്ട് മാറി. ഇപ്പൊ ഇപ്പൊ ഞാൻ സാമൂഹ്യ സേവനത്തിനായിട്ട് പോകുന്നു.

ആഹ് നന്നായി. അതുവൊരു നല്ലൊരു തൊഴിലല്ലേ?

ആഹ് ഇപ്പാന്ന് ആം പണ്ടത്തേനെ ആപേക്ഷിച്ച് ഇപ്പ ജോലി ഭാരം കൂടി ഉം ഉം പിന്നവസരോം കൊറഞ്ഞ്. എല്ലാ സ്ഥലത്തും

ആഹ് യന്ത്രങ്ങളിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നെ. അപ്പഴ് യന്ത്രം കൂടുന്തോറും ആളുകളുടെ എണ്ണവും കൊറയും. അത് ചെയ്യാൻ. ഓ. ഓ അപ്പാളുകള് ആളുകളെ കൊറച്ചിട്ട് യന്ത്രങ്ങള് കൂട്ടുമ്പോ യന്ത്രങ്ങള് ബാക്കി വർക്ക് ജോലിയൊക്കെ ചെയ്യുവല്ലേ? ആഹ് ആളുകൾടെ ആവശ്യം ഇല്ല. ഒരാള് മതി ഒര് അഞ്ചാറ് യന്ത്രത്തിനെ നോക്കാൻ. എന്ന് വെച്ചാൽ ഒരഞ്ച് പേര് വേണം ഒരു യന്ത്രോം കാണും. ഇപ്പഴ് അഞ്ചാറ് യന്ത്രോം കാണും ഒരാളും കാണാം. ഓ, ഓ അപ്പ ഇപ്പൊ അങ്ങനെയൊക്കെയാക്കി. ഓ അങ്ങനെ ആയി. അതാണ് ഇപ്പഴ് ജോലിയൊന്നും കിട്ടാത്തെ. എല്ലാരും ഫേ പിഎസ്‌സി എഴുതി നടക്കണത്.

ആഹ് അതെ കൊറേ പേര് വർഷങ്ങളോടെ എ എഴുതി എഴുതിയിട്ടും കിട്ടാതെ പോയ പോണവരുവൊണ്ട്. ഏഹ് ലാ അഹ് ജോലി കിട്ടൂന്ന് പറഞ്ഞ് ലാസ്റ്റ് വരെ എത്തിച്ചിട്ടും ആം പല കാരണം കൊണ്ടും

ഓ ഓ ഓ. ഉം ഇങ്ങനെയൊക്കെയാണല്ലേ? ഉം അപ്പ ആൻസി ഇത്രയും കാര്യങ്ങളെനിക്ക് പറഞ്ഞ് തന്നേന് വളരെ നന്ദി, തൊഴിലിനെക്കുറിച്ച്. അപ്പ താങ്ക് നന്ദി. നമസ്കാരം.